സ്പീക്കർ 1 ഇ ബൃന്ദ രാജീവ്‌ ഏജ്ഡ്‌ 21 യേർസ്‌ ഡോ ഹെയർ ബി ഗിവ്‌ മൈ അൺകണ്ടീഷണൽ ഇറേവോക്കബിൾ കൺസെന്റ്‌ ടോ ഇട്ട്‌ മദ്രാസ്‌
സ്പീക്കർ 1 ആൻഡ്‌ തെ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ടോ ഡോ ആൻഡ്‌ റിട്ടൻ റെക്കോർഡിംഗ്‌ ഓഫ്‌ മൈ വോയ്സ്‌ ആൻഡ്‌ വീഡിയോ ഓഫ്‌ കൺവർസേഷൻ ഓഫ്‌ 2021-2022 ഫർദർ ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ ഇ ഡോ അൺകണ്ടീഷണലി ഇറേവോക്കബ്ലി
സ്പീക്കർ 1 അസൈൻ ആൽ മൈ റൈറ്റ്സ്‌ ഇൻ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ ഓഫ്‌ 2021-2022 ടോ ഇ ഇ ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌. ഇ ഡോ അണ്ടർസ്റ്റാൻഡ്‌ തത്‌ ഇ ഇ ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌.
സ്പീക്കർ 1 കാൻ ലാഫുള്ളി യുഎസ്ഇ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ .

സ്പീക്കർ 2 ആൻഡ്‌ തെ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ തെ ഇന്ത്യൻ ലാംഗ്വേജസ്‌ ടോ ഡോ ആൻഡ്‌ റിട്ടൻ റെക്കോർഡിംഗ്‌ ഓഫ്‌ മൈ വോയ്സ്‌ ആൻഡ്‌ വീഡിയോ ഓഫ്‌ കൺവർസേഷൻ ഓഫ്‌ 2021-2022. ഫർദർ, ഇൻ എക്സ്ചേഞ്ച്‌ ഓഫ്‌ സഫിഷ്യന്റ്‌ കൺസിഡറേഷൻ, ഇ ഡോ
സ്പീക്കർ 2 അൺകണ്ടീഷണലി, ഇറേവോക്കബ്ലി അസൈൻ ആൽ മൈ റൈറ്റ്സ്‌ ഇൻ തെ റെക്കോർഡ്‌ വീഡിയോ ആൻഡ്‌ ഓഡിയോ ഓഫ്‌ 2021-2022 ടോ ഇട്ട്‌ മദ്രാസ്‌ ആൻഡ്‌ തെ സ്‌2സ്‌ കൺസോർട്ടിയം ഫോർ ഇന്ത്യൻ ലാംഗ്വേജസ്‌.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
സ്പീക്കർ 1 ഹലോ നമസ്കാരം എന്തൊക്കയുണ്ട് ? സുഖമാണോ ? ഇവിടെ വളരെ നല്ല വിശേഷം എന്താ ഇപ്പോ ചെയ്യുന്നെ ?

സ്പീക്കർ 2 ആ ഇവിടെ സുഖം തന്നെ.അവിടെയോ

സ്പീക്കർ 1 ആഹാ ചലച്ചിത്രമോ ? ഞാനും ഇപ്പോൾ ഒരു ചലച്ചിത്രം കണ്ട് വരുന്നതെയുള്ളു . ഞാനൊരു മലയാളം ചലച്ചിത്രമാണ് കണ്ടത് .
സ്പീക്കർ 2 മലയാളചലച്ചിത്രം കാണുവാൻ ആണോ കൂടുതൽ താല്പര്യം താങ്കൾക്ക്?
സ്പീക്കർ 1 എനിക്ക് പൊതുവെ മലയാള ചലച്ചിത്രങ്ങൾ വളരെ ഇഷ്ടമാണ് . പിന്നെ അതിന്റെ കൂടെ എനിക്ക് ഹിന്ദി ,ബംഗാളി , ആംഗലേയ ചലച്ചിത്രങ്ങളും വളരെ താൽപ്പര്യമുള്ളതാണ് .
സ്പീക്കർ 2 എനിക്ക് കൂടുതൽ ആംഗലേയ ചിത്രങ്ങളോടാണ് താല്പര്യം. ആംഗലേയ ചലച്ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് അവരുടെ ഭാഷകൾ കൂടുതൽ പഠിക്കുവാൻ സാധിക്കും, അതൊക്കെ എനിക്ക് ആസ്വദിക്കാൻ ആയിട്ട് വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ്.
സ്പീക്കർ 1 ആ വളരെ നല്ലതാണ് അത് . ആംഗലേയ ചലച്ചിത്രങ്ങൾ കാണുന്നത് കൊണ്ടുള്ള ഒരു മികച്ച
സ്പീക്കർ 1 പ്രയോജനം തന്നെ അതാണ് ഭാഷയും സംസ്കാരവുമൊക്കെ നമുക്ക് നമ്മുടെ മുറിയിലിരുന്ന് ഒരു കസേരയില് ഇരുന്ന് നമുക്ക് പുറം ലോകത്തെ ആസ്വദിക്കാനും കാണാനും ഒക്കെ പറ്റും . ഈ ഭാഷ ഭാഷ
സ്പീക്കർ 1 പടിക്കാൻ പറ്റുന്ന ഒരു വലിയ സഹായി തന്നെയാണ് ചലച്ചിത്രങ്ങൾ . പ്രത്യേകിച്ച് ആംഗലേയ ചലച്ചിത്രങ്ങളിൽ അവരുടെ സംഭാഷണം കേട്ടിരിക്കാൻ നല്ല രസാണ് .
സ്പീക്കർ 2 ഏറ്റവും ഇഷ്ടപ്പെട്ട ആംഗലേയ ചലച്ചിത്രമോ അതോ ഭാഷ, സ്വയഭാഷാ ചലച്ചിത്രം ഏതാണ്?
സ്പീക്കർ 1 എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചലച്ചിത്രം
സ്പീക്കർ 1 ആറാൻതമ്പുരാനാണ് . ആറാൻതമ്പുരാനിൽ അത് ഒരു മികച്ച വിനോദം തന്നെയാണ് . ആ സിനിമ ഇപ്പോ കാണുമ്പോൾ കൂടെ ആദ്യായിട്ട് കാണുന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത് .
സ്പീക്കർ 1 താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചലച്ചിത്രം ഏതാണ് ?
സ്പീക്കർ 2 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആംഗലേയ ചലച്ചിത്രമാണ് അല്ലു അർജുന്റെ ആര്യ. അത് കണ്ടതിനുശേഷം പിന്നെ ഒരു അതീവ ആസ്വാദനമാണ് എനിക്ക് കിട്ടുന്നത്.
സ്പീക്കർ 2 അതുകൊണ്ടുതന്നെ എനിക്ക് ആംഗലേയ ചലച്ചിത്രങ്ങൾ കാണുവാൻ കൂടുതൽ പ്രചോദനം നൽകിയത് അല്ലു അർജുൻ ആണ്.
സ്പീക്കർ 1 അല്ലു അർജുൻ ആംഗലേയ ചലച്ചിത്രത്തിലും അഭിനയിക്കും അല്ലേ ? എനിക്കത് അറിയില്ലായിരുന്നു .

സ്പീക്കർ 1 ഞാൻ അല്ലു അർജുന്റെ ചില ചലച്ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് . എനിക്ക് അല്ലു അർജുനെ വളരെ ഇഷ്ടമാണ് . അല്ലു അർജുന്റെ നൃത്തം ചെയ്യുന്നത് ആ ഒരു ശൈലി വളരെ ഒരു പ്രത്യേകത ഉള്ളത് ആണ് . ഞാൻ ഒരു ആരാധിക തന്നെ ആണ് അല്ലു അർജുന്റെ.
സ്പീക്കർ 2 സിനിമകൾ മാത്രമാണോ അതോ പാട്ടുകളും ഇഷ്ടമാണോ? എനിക്ക് കൂടുതൽ ആസ്വദിക്കുവാൻ പാട്ടുകളോട് വളരെ താല്പര്യമുണ്ട്.

സ്പീക്കർ 1 എനിക്ക് സ്വന്തമായി ഒരു യുക്കിലേലെ ഉണ്ട് . അപ്പോൾ ഞാൻ അതിൽ ഇടയ്ക്ക് ഓരോ ഈണങ്ങൾ മീട്ടി എന്റെ ഒഴിവ് സമയങ്ങൾ ഞാൻ

സ്പീക്കർ 2 എനിക്ക് പാട്ടുകൾ പാടാനും പാട്ട് പാടുന്നത് കേൾക്കാനും പാട്ടുപാടുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകതരമൊരു ആരാധനയും ഇഷ്ടവും അത് ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും ഒക്കെ എനിക്ക് വളരെ

സ്പീക്കർ 2 സന്തോഷവും ആത്മവിശ്വാസവും തരുന്ന കാര്യങ്ങളാണ്.
സ്പീക്കർ 1 അതേ അതേ എനിക്കു നൃത്തം ചെയ്യുന്നത് കാണാൻ വളരെ ഇഷ്ടമാണ് . ഞാൻ സ്വന്തമായിട്ട് നൃത്തം ചെയ്യാൻ ഇടയ്ക്ക് നോക്കാറുണ്ട് . ആ എന്നാൽ അതിലും ഞാൻ ഒരു വിദഗ്ധയൊന്നുമല്ല . ചേറുതായിട്ടൊക്കെ ചുവടുകൾ വെക്കാറുണ്ട് .
സ്പീക്കർ 1 ആ ഈ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അതിന് ഒന്ന് ഒന്ന് ഈണത്തിൽ ഒന്ന് ചുവട് വെക്കാൻ ഞാൻ നോക്കാറുണ്ട്. താങ്കൾ നൃത്തം പടിച്ചതാണോ ?
സ്പീക്കർ 2 ഞാൻ നൃത്തം ഒരു ആറുവർഷത്തോളം പഠിച്ചിട്ടുണ്ട്, ഭരതനാട്യം. അരങ്ങേറ്റം ഒക്കെ കഴിഞ്ഞതാണ് അതുകൊണ്ടുതന്നെ എനിക്ക് നൃത്തം ചെയ്യുവാനും വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ പല പല പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്,
സ്പീക്കർ 2 സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് അത് വളരെ ആസ്വദനീയം ആയിട്ടുള്ള കാര്യമാണ്.
സ്പീക്കർ 1 ഭരത നാട്യത്തിൽ തന്നെയാണോ ഇപ്പോഴും തുടരുന്നത് ?
സ്പീക്കർ 2 ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും കുച്ചിപ്പുടിയിലും എനിക്ക് തുടരണം അത് പഠിക്കണം എന്നുണ്ട്. പക്ഷേ ഭരതനാട്യം തന്നെയാണ് എനിക്ക് കൂടുതലും താല്പര്യം.
സ്പീക്കർ 1 ഉവ്വ് എനിക്ക് ശാസ്ത്രീയമായിട്ട് ഭരതനാട്യം പോലുള്ള നൃത്തങ്ങളെ പറ്റി വലിയ ധാരണ ഇല്ല . ഞാൻ അധികവും ചലച്ചിത്രഗാനങ്ങളിലാണ് നൃത്തം ചെയ്യാറുള്ളത് . ചലച്ചിത്ര ഗാനങ്ങളെ പറ്റി പറയുമ്പോഴാണ്
സ്പീക്കർ 1 ഞാൻ ഈ അടുത്ത് ഒരു ചലച്ചിത്ര ഗാനത്തിന് എന്റെ ശബ്ദം നല്കിയിരുന്നു. എ അതിന്റെ അതിന്റെ പകർപ്പ് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ താങ്കൾക്ക് തീർച്ചയായിട്ടും അയച്ചു തരുന്നുണ്ട് .

സ്പീക്കർ 1 അതേ അതേ വീണ്ടും സിനിമകളെ പറ്റിയാണ് എന്റെ മനസ്സ് ഇപ്പോൾ ആലോചിക്കുന്നത് . ഞാൻ ഈ വരുന്ന ഡിസംബർ മാസം അന്തർ അന്തർദ്ദേശീയ ചലച്ചിത്ര മേളയിൽ കേരളത്തിൽ വച്ച് നടക്കുന്ന അന്തർദ്ദേശീയ ചലച്ചിത്ര മേളയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് .
സ്പീക്കർ 1 ഞാൻ അവിടെ ഒരു ആറ് ദിവസത്തോളം കാണും . ഇത് നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് . ഇപ്പോള് നടക്കുന്നത് അവിടത്തെ ഇരുപത്തി ഏഴാമത്തെ പതിപ്പാണ് .ഞാനും എന്റെ കൂട്ടുകാരും
സ്പീക്കർ 1 സ്ഥിരമായി മേളയിൽ പോകാറുള്ളതാണ് . ഞങ്ങൾക്ക് വളരെ അധികം ഇഷ്ടമുള്ള ഒരു ഒരു വിനോദമാണ് ഈ ചലച്ചിത്ര മേളയിൽ എല്ലാ വർഷവും പോകുക എന്നുള്ളത് .
സ്പീക്കർ 1 താങ്കൾ ഈ വർഷം പോകുന്നുണ്ടോ? താങ്കൾ ഇതിന് മുമ്പ് പോയിട്ടുണ്ടോ ?

സ്പീക്കർ 2 അവിടെ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ എന്തായാലും പങ്കെടുക്കണം, എനിക്ക് കാണണം, എനിക്ക് ചലച്ചിത്രങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. കാണാനും അത് ആസ്വദിക്കാൻ തന്നെ
സ്പീക്കർ 2 വളരെ വലിയൊരു കാര്യം ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻറെ ഉള്ളിൽ പ്രവർത്തിച്ചവരുടെ കഠിന പ്രയത്നം കൊണ്ട് ഉണ്ടായി വരുന്ന ഒരു കാര്യമാണ് ഈ ചലച്ചിത്രം എന്നത് അത് നമ്മുടെ സമൂഹത്തിൽ
സ്പീക്കർ 2 സമൂഹത്തിൽ നമ്മളെ, യുവമിഥുനങ്ങൾക്ക് ഒരുപാട് അറിവ് നൽകുന്നതാണ് ചലച്ചിത്രങ്ങൾ. അതുകൊണ്ടുതന്നെ
സ്പീക്കർ 2 എല്ലാ ഭാഷയിലുള്ള ചലച്ചിത്രങ്ങൾ കാണുവാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്രാവശ്യം പരമാവധി ശ്രമിക്കും അതിൽ പങ്കെടുക്കുവാൻ ആയിട്ട്.
സ്പീക്കർ 1 കുട്ടിക്കാലത്തൊക്കെ ഇപ്പോൾ കാണുന്ന അത്ര സിനിമകൾ ഒന്നുമില്ല . കുട്ടിക്കാലത്ത് വല്ലപ്പോഴും ഉള്ള സിനിമകളാണ് . അതും പ്രദർശനം
സ്പീക്കർ 1 ഇരുന്നത് . ഇപ്പോഴാണ് വീട്ടിലിരുന്ന് കാണാൻ തുടങ്ങിയത് . പക്ഷേ പണ്ട് കണ്ട സിനിമകളുടെ അത്രയും ഓർമ്മ ഇപ്പോഴുള്ള സിനിമകൾക്ക് നല്കാൻ കഴിയുന്നില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം .
സ്പീക്കർ 2 കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടുവരുന്ന സിനിമകൾ എന്നു പറയുന്നത്, നമുക്ക് അപ്പോൾ കിട്ടുന്ന ഒരു വിനോദത്തിനു വേണ്ടി മാത്രമാണ്. നമുക്ക് അതിൻറെ ഉള്ളിലെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായം തന്നെ ആയിട്ടില്ല.

സ്പീക്കർ 2 പണ്ടത്തെ ചലച്ചിത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് കുറെ സ്ത്രീവിരുദ്ധം ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ട സിനിമകളിൽ കാണുവാൻ എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ ഞാൻ അത് ശ്രദ്ധിക്കുന്നു.
സ്പീക്കർ 1 അത് ശരിയാണ് കേട്ടൊ . ഞാൻ ഈയിടയ്ക്ക് പഴയ ഒരു സിനിമ കണ്ടപ്പോൾ അതിൽ നിറഞ്ഞു നിന്നിരുന്ന സ്ത്രീവിരുദ്ധതയെ പറ്റി ഞാൻ കുറെ നേരം ആലോചിച്ചു. ഞാൻ അതിനെ കുറിച്ച് ഒരു നിരൂപണം എഴുതിയിരുന്നു . താങ്കൾ അത് വായിച്ചിരുന്നോ ?
സ്പീക്കർ 1 അത് ഒരു പ്രസിദ്ധ മാസികയിലാണ് വന്നത് . താങ്കൾ അത് വായിച്ചിട്ടില്ല എങ്കിൽ ഞാൻ താങ്കൾക്ക് അത് അയച്ചു തരുന്നതാകും . അത് തീർച്ചയായിട്ടും വായിച്ചിട്ട് അതിന്റെ എന്നോട് അഭിപ്രായം പറയണം .
സ്പീക്കർ 2 ഓ, ചലച്ചിത്ര നിരൂപണങ്ങൾ ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷേ ഇത് ഞാൻ ശ്രദ്ധിക്കാണ്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ അത് അയച്ചു തരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതു വായിച്ച് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും.
സ്പീക്കർ 1 ആ ഞാൻ എന്നാൽ തീർച്ചയായിട്ടും അയച്ചു തരാം. പിന്നെ സിനിമ അല്ലാതെ പണ്ട് ഈ അന്യനാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് നൃത്തവും പിന്നെ

സ്പീക്കർ 1 അതേ മേളയിൽ തന്നെ പൊട്ട് കടകളും ചാന്ത് കടകളും വളകളും ഒക്കെ ലഭിക്കുമായിരുന്നു . ഇതൊക്കെ എനിക്ക് വല്ലപ്പോഴും മാത്രമാണ് മേടിച്ച് തന്നിരുന്നത് . ചെറുപ്പത്തിൽ ഇതൊക്കെ കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു.
സ്പീക്കർ 1 എന്നാൽ ഇതൊന്നും അത്ര നല്ലതല്ല എന്ന് പറഞ്ഞ് എനിക്ക് മേടിച്ച് തരില്ലായിരുന്നു. പിന്നെ അവിടെ ഇഷ്ടം പോലെ കളിപ്പാട്ടങ്ങളും വിനോദ വിനോദ കളികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു.

സ്പീക്കർ 2 അത് അത് അത് അല്ലാതെ, ചലച്ചിത്രങ്ങളല്ലാതെ എനിക്ക് കൂടുതൽ വിനോദപരമായിട്ട് തോന്നിയ ഒന്നാണ് യാത്രകൾ.
സ്പീക്കർ 2 യാത്ര പോകുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും എന്റെ ഉള്ളിൽ ഉള്ളിൽ എന്തോ, ഉള്ളിൽ ഭയങ്കര സന്തോഷം കൊണ്ട് ഞാൻ നിറഞ്ഞ പോലൊരു
സ്പീക്കർ 2 ഇതാണ് അനുഭവമാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ടുതന്നെ യാത്രകളെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. അതുപോലെതന്നെ വായന, നൃത്തം, ഇത്
സ്പീക്കർ 2 ചലച്ചിത്രം.ഈ മേളകളിൽ പോയിട്ടുള്ള വിനോദം ഒന്നും എനിക്ക് അങ്ങനെ അറിയില്ല, കാരണം ഞാൻ അങ്ങനെ പോകാറില്ല.
സ്പീക്കർ 1 അതെ അതെ അറിയാം . അവർക്ക് പൊതുവെ വീട്ടിലിരുന്നുള്ള ലോകമാണ് കൂടുതൽ താല്പര്യം .
സ്പീക്കർ 1 എന്റെ സഹോദരിയും പക്ഷേ ഇത് പോലുള്ള കുറെ മേളകളിൽ പോകുമായിരുന്നു . എന്റെ സഹോദരി എന്നെക്കാട്ടിലും പിന്നെ എന്റെ അമ്മയും
സ്പീക്കർ 1 ഒക്കെ കൂടെ ചേർന്നാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് . അപ്പോൾ അവിടെത്തുമ്പോൾ എല്ലാ എല്ലാ യാത്രകളിലും ഞങ്ങൾക്ക് ദോശ മേടിച്ചു തരുമായിരുന്നു. ആ ഓർമ ഇന്നും മനസ്സിനുള്ളിൽ
സ്പീക്കർ 1 ഒരു മനോഹര സ്വപ്നം പോലെ നിലനിലക്കുകയാണ് .
സ്പീക്കർ 2 എന്റെ ഏറ്റവും കൂടുതൽ വിനോദ മേഖല എന്ന് പറയുന്നത് യാത്രകൾ തന്നെയാണ്
സ്പീക്കർ 2 യാത്ര പോകുവാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. അത് പൊതുഗതാഗത വാഹനങ്ങളിൽ യാത്ര പോകുവാൻ ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നു. കുറെ ആൾക്കാരെ, സംസാരിക്കാൻ
സ്പീക്കർ 2 കുറെ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെട്ട് അവരുടെ കാര്യങ്ങൾ കേട്ട് അവരോട് സംസാരിച്ച്
സ്പീക്കർ 2 അതിനാണ് ഞാൻ കൂടുതൽ താൽപര്യപ്പെടുന്നത്. എനിക്ക് അവരുടെ കാര്യങ്ങൾ കേൾക്കുമ്പോഴും അവരെക്കുറിച്ച് അറിയുമ്പോഴും അവരുടെ ജീവിതസാഹചര്യങ്ങൾ പഠിക്കുമ്പോഴും എനിക്ക് ഒരു അതൊക്കെ ഒരു എൻറെ ഒരു വിനോദമാണ്.
സ്പീക്കർ 1 അതേ പലർക്കും പല വിനോദങ്ങളാണ് ഉള്ളത് . നമ്മൾ മനുഷ്യർക്ക് തന്നെ പലർക്കും പല പല താൽപര്യങ്ങളുമാണ് ഉള്ളത് . ഈ താല്പര്യങ്ങളിലുള്ള വ്യത്യസ്തതതന്നെയാണ് നമ്മൾ ഓരോ മനുഷ്യരെയും മറ്റൊരാളിൽ നിന്ന്
സ്പീക്കർ 1 വ്യത്യസ്തരാക്കുന്നത് . ഇതേ പോലെ വ്യത്യസ്ത അനുഭവങ്ങൾ അനുഭവങ്ങളെ പറ്റി ഓർത്തിട്ട് ഏറെ നാളായിരിക്കുന്നു . താങ്കളോട് സംസാരിക്കുമ്പോൾ എനിക്ക് പഴയ ഓർമകളും പിന്നെ ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ഒരാമകളെ പാട്ടിയുമാണ് എനിക്ക് ഓർമ വരുന്നത് .
സ്പീക്കർ 1 എന്നിക്കതിനെ പറ്റി മാത്രമാണ് ചിന്തിക്കാൻ കഴിയുന്നത് . താങ്കൾ ഇപ്പോൾ എറണാകുളത്ത് തന്നെ അല്ലേ ?
സ്പീക്കർ 2 അതെ ഞാൻ എറണാകുളത്ത് തന്നെയുണ്ട്. താങ്കളെ കണ്ടുമുട്ടുവാൻ സാധിച്ചിരുന്നു എങ്കിൽ ഞാൻ ഇപ്പോൾ എന്നാൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. താങ്കളുടെ സംഗീതം കേൾക്കുവാൻ താങ്കളുടെ നിരൂപണം ആസ്വദിക്കുവാൻ വായിച്ച് ആസ്വദിക്കുവാൻ ഒക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോകുന്ന ഒരു നിമിഷമാണ് ഇപ്പോ.
സ്പീക്കർ 1 തീർച്ചയായിട്ടും . വിനോദങ്ങളെ പറ്റിയും ഞാൻ ഒരു നിരൂപണം പത്രത്തിൽ എഴുതി ഇറക്കാൻ ആഗ്രഹിക്കുന്നു . അങ്ങനെ ഒരു ലേഖനം എഴുതുമ്പോഴേക്കും താങ്കൾ
സ്പീക്കർ 1 ഒരു അഭിപ്രായം എനിക്ക് വളരെ നന്നാകും എന്ന് തോന്നുന്നു . ഞാൻ അത് എഴുതി അതിന്റെ ആദ്യത്തെ പകർപ്പ് താങ്കൾക്ക് അയച്ചു തരുന്നതാകും . ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ തോന്നുകയാണ്
സ്പീക്കർ 2 ഉറപ്പായിട്ടും എൻറെ എല്ലാവിധ ആശംസകളും താങ്കൾക്ക് ഉണ്ട്. താങ്കൾ വലിയ വലിയ നിലകളിൽ എത്തുവാൻ നിരൂപണങ്ങൾ എഴുതി വലിയ വലിയ നിലകളിൽ എത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.
സ്പീക്കർ 1 താങ്കളും ഇതേ പോലെ നിരൂപണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിവുകൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ എന്നോട് തീർച്ചയായിട്ടും പറയുക . ഇങ്ങനെയുള്ള
സ്പീക്കർ 1 സംഭാഷണങ്ങളാണ് നമ്മളുടെ ഈ ഒരു ബന്ധം മുമ്പോട്ട് കൊണ്ട് പോകുന്നത് . സംസാരിച്ചതിൽ വളരെ അധികം സന്തോഷം. എന്നാൽ ശെരി നമസ്കാരം .